എടാ, ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കുകയാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയാലോ? അതെ. ഞാനും ആലോചിക്കുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയാലോന്ന്. എന്തോരം സ്ഥലങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്

അതെ. അതെ. നമ്മൾ സുഹൃത്തുക്കൾ ഒത്ത് പോകുമ്പോൾ വേറെയൊരു രസമല്ലേ. നമുക്ക് ഇനി കേരളത്തിന്റെ പുറത്തൊക്കെ കുറെ സ്ഥലങ്ങളിൽ പോണം. അതെ. അതെ. കേരളത്തിന് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ ഏഹ് ഓരോ രീതികളും പരിഷ്കാരങ്ങളും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതെ. പല പല ആൾക്കാരുടെ പല പല സംസ്കാരങ്ങളും അവിടുത്തെ ഭക്ഷണങ്ങൾ. ഇതൊക്കെ നമുക്കും അറിയണ്ടേ. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത ദിവസം തന്നെ നമുക്ക് ഒന്ന് പോണം. അതെ. അതെ. ഇങ്ങനെ വീട്ടിൽ മാത്രം ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പുറത്തൊക്കെ പോയി ഓരോ രീതികളും അറിഞ്ഞാലേ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുകയുള്ളു. അതെ. ഇപ്പോൾ നമ്മൾ ഇവിടെ പ...നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാത്ത പല പല ആഘോഷങ്ങളും പുറത്ത് ഓരോ സംസ്ഥാനങ്ങളിലൊക്കെ എത്ര ആഘോഷമായിട്ടാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ ഹോളിയാണെങ്കിലും ദീപാവലിയാണെങ്കിലുമൊക്കെ നമ്മൾ വലിയ ച...വലിയൊരു പ്രാധാന്യം കൊടുക്കില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യും. പക്ഷെ അവർക്കത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവർ അത് നടത്തുന്നത്. വളരെ കുറെ ദിവസം ഒരു അഞ്ച് ദിവസമൊക്കെ നീണ്ട് നിൽക്കുന്ന പരിപാടികളായിട്ടൊക്കെ നടത്തി ആ സമയത്ത് അവരുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഒത്ത് ചേർന്ന് വളരെ ആഘോഷപൂർവം അവരത് നടത്തുന്നത്. അവർ ആ കൊടുക്കുന്ന പ്രാധാന്യം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലോട്ട് കൂടെ അത് ഉൾപ്പെടുത്തണമെന്ന് നമുക്ക് ഒരു ആ സത്യം. ഇപ്പോൾ ഗുജറാത്തൊക്കെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആഘോഷങ്ങളുണ്ട് അവിടെ. അതൊക്കെ എന്ത് രാസമാണെന്നറിയുമോ. അവരുടെ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്. അതുപോലെ തന്നെ രാത്രികളിലാണ് അവർ കൂടുതലും പുറത്തേക്കിറങ്ങി ആഘോഷങ്ങളിൽ പങ്കെടുക്കാർ. അതെ. അതെ. പിന്നെ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. യാത്രക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് യാത്രയിൽ കണ്ടുമുട്ടാൻ പറ്റുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും നമുക്ക് കുറെയൊക്കെ പഠിക്കാൻ പറ്റും. ചില ആൾക്കാർ ഉണ്ട് ഏഹ് ഈ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം അവർ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഏഹ് യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് എത്തും. എന്നിട്ട് അവിടെ വെച്ച് ഇപ്പോൾ അവരുടെ കയ്യിലെ പൈസയൊക്കെ തീരുകയാണെങ്കിൽ അവിടെയെന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് അവിടെ കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകും എന്നിട്ട് അവിടെ ജോലി ചെയ്ത് പൈസ കൊണ്ടുപോയി... ഇങ്ങനെയൊക്കെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ചെരുപ്പ് പോലും ഇടാതെ യാത്ര ചെയ്യുന്ന ആൾക്കാർ. ഇവരെയൊക്കെ കാണുമ്പോഴുള്ള നമ്മൾ നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഇനിയും അനുഭവിക്കാനുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ. അതെ. ഇത് മാത്രമല്ല. നമുക്ക് ആ നാട്ടിലെ ഓരോരോ ജീവിതങ്ങൾ കണ്ട് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എന്നും കാണുന്ന കുറെ ആൾക്കാരെ മാത്രമാണ് കാണുന്നത്. അതെ സമയം നമ്മൾ വേറെയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ജീവിതങ്ങളും അവിടുത്തെ അവരുടെ കഷ്ടപ്പാടുകളും അവർ ചെയ്യുന്ന ജോലികൾ ഇത് നമ്മൾ ഇവിടെ കാണുന്ന ജോലികൾ മാത്രമല്ല. വേറെ ഒരുപാട് ജോലികളുണ്ട്. ഓരോരുത്തർ എടുക്കുമോഴേ നമുക്ക് അത് അറിയാൻ പറ്റുകയുള്ളു. അതെ. ഇപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയിക്കഴിഞ്ഞാൽ എത്ര സാധാരണപ്പെട്ട ആൾക്കാരെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ജീവിതശൈലി. അവര് അവരുടെ ഭക്ഷണരീതി അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ആ ചുറ്റുപാടും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതമാണ്. എന്നിട്ടും വളരെ സന്തോഷപൂർവ്വമായിട്ട് അവർ ജീവിക്കുന്നതൊക്കെ കാണാം. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെയുണ്ട് അങ്ങനെ കുറെ ഗ്രാമങ്ങൾ. അവിടെയൊക്കെ പോയ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിന്ന്. ഇപ്പോൾ അവർ ഭക്ഷണം ആണെങ്കിൽ കൂടെ അവരുടെ വീടിന്റെ ചുറ്റിനും നട്ട് പിടിപ്പിച്ചിരിക്കുന്ന കുറേ വൃക്ഷങ്ങൾ ചെടികൾ അതിനകത്തു നിന്ന് ഒക്കെ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചാണ് അവരുടെ ഭക്ഷണങ്ങളാണെങ്കിൽ തന്നെ. ഈ പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് വലിയൊരു അറിവൊന്നും ഉണ്ടാകില്ല. പക്ഷെ അവരുടെ ആ ഒരു ഗ്രാമത്തിലുള്ള അവർ വളരെ സന്തോഷപൂർവ്വമാണ് അവർ ജീവിക്കുന്നത്. നമ്മളൊക്കെയാണെങ്കിൽ പലപ്പോഴും വിചാരിക്കും ഏഹ് നമ്മ ഏഹ് നമ്മളുടെയൊക്കെ ജീവിതം എന്താണ്. ഒന്നുമില്ല. പക്ഷെ അവിടെയൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളൊക്കെ എത്രയോ എത്രയോ മുകളിലാണ് ജീവിക്കുന്നതെന്നും എന്നാൽ അവരുടെ അത്രയും ഒരു ഏഹ് ഒരു

എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അവർ ആ ജീവിതം കൊണ്ടിട്ട് വളരെയധികം ഏഹ് വളരെയധികം ആ ഒരു സന്തോഷത്തിൽ ജീവിച്ചു പോകുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. കുട്ടികളാണെങ്കിലും അവർക്കുള്ളത് വെച്ചിട്ട് അവർ ഏഹ് ഓരോ ഉടുപ്പുകൾ വാങ്ങിക്കുക, കുഞ്ഞുകുഞ്ഞു സാധനങ്ങളിൽ അവർ സന്തോഷിക്കുക.

സത്യം. നമ്മൾ ഇപ്പോൾ നമുക്ക് യാത്രയുടെ ഇടക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഏത് ഒരു യാത്രയുടെ ഇടക്ക് ഇങ്ങനെ പരിചയപ്പെടുന്ന ആൾക്കാരെ നമുക്ക് വേറെ ഒരു ഏഹ് ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ വേറെയൊരു സ്ഥലത്ത് പോകണമെങ്കിൽ അവിടെ ആൾക്കാരെ അറിയില്ല എന്നൊരു പരിമിതി നമുക്ക് വരത്തില്ല. ഇങ്ങനെ ആൾക്കാരെ അറിയാമെങ്കിൽ. നമുക്കൊരു സഹായത്തിനാണെങ്കിൽ കൂടി ഇവരെയൊക്കെ നമുക്ക് വിളിച്ചാൽ ഏത് കാര്യത്തിനും അവർ എത്തിച്ചേരും. അത് മാത്രമല്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒരുപാട് സ്വാധീനിക്കും ഇങ്ങനത്തെ യാത്രകൾ. പല പല ജീവിതങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ ജീവിതവും അവരുടെ ജീവിതവും ആയിട്ടുള്ള വ്യത്യാസം. അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് പഠിക്കാനുള്ളതും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ ഒരു യാത്ര പോവാനായിട്ട് തീരുമാനിക്കണം. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് നൽ ഏഹ് പറയാറ് പഴമക്കാര്. ശരി തന്നെ അത് ശരിയാണെന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് പറ്റും. കാരണം ഓരോ യാത്രയും നമ്മൾ പല പല അനുഭവങ്ങളിലൂടെയാണ് കടന്ന് പോകുന്നത്. ചിലത് നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരിക്കും. ചിലത് നമ്മൾ ജസ്റ്റ് കണ്ട് മറന്ന് പോകുന്ന അനുഭവങ്ങളായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും